കുട്ടികളൊക്കെ game ന് addict ആയിട്ട് ല്ലേ കുട്ടികള് game നു addict എന്ന് എന്തച്ചാല് ചെറുപ്പത്തിലെന്നെ പെരക്കാര് ഈ phone ഒക്കെ വാങ്ങിക്കൊടുത്ത പിന്നെ കുട്ടികള് addict ആവാതിരിക്കോ ഇപ്പൊ എല്ലായിടത്തും ഇപ്പത്തെ കുട്ടികൾക്കെന്താ ചോറ് തിന്നുമ്പോളും phone വേണം വെറുതെ ഇരിക്കുമ്പോളും phone വേണം phone ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റൂല

full പെരക്കാരെ പറഞ്ഞിട്ടും കാര്യല്ല ഇപ്പൊ അത് കിട്ടിലെ കുട്ടികളെന്താ അതെയാ ഇങ്ങത്തെയൊക്കെ ല്ലേ ഉം അത് എന്തോ game കളിച്ചാണ്ട് എത്രെ ലക്ഷങ്ങള് പോയിറ്റ് അങ്ങനെന്തോ ആയിക്കാണ് കുട്ടി പേടിച്ചിട്ട് ആഹ് pubg കളിച്ചന്നു pubg കളിച്ചാൻ അല്ലെ കൊറേ പൈസ പോയികൊണ്ടാ ഉം ഓൻ അതും ഇതൊക്കെ പൈസ കൊടുത്തു account ന്നൊക്കെ വാങ്ങി അവസാനം ഒന്നായിറ്റ് ലക്ഷക്കണക്കിന് പൈസ വന്നപ്പോ പ്പോ പിന്നെ പേടിച്ചാങ്ണ്ട് പെരക്കാരെ പേടിച്ചാങ്ണ്ട് അത് ചെയ്താണ് ഇപ്പൊ എല്ലാരു എല്ലാ എല്ലാരും കുട്ടികള് മാത്രല്ല വെല്ലോരും എല്ലാരും phone നു internet നു ഒക്കെ addict എന്നെയാണ് game കളിച്ചിനിന്നൊന്നും കൊഴപ്പുല്ല ഒരു control ഒക്കെ വേണം ഇരുപത്തിനാലു മണിക്കൂറും കളിച്ചാൻ പറ്റൂലല്ലോ control വേണം അതിപ്പൊ ഇന്ന് phone use എയ്യുമ്പോള് ഒരു control വേണം അല്ലാപ്പൊ ഇരുപത്തിനാലു മണിക്കൂറും ഇതിമ്മ ഇരുന്നാ

ഉം വർത്താനം പറയാൻ വേണ്ടി ഒരാളിട്ടല്ല full phone മ്മെ ആണ് ഞാന്‍തന്നെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും എന്നെ യുട്യൂബ് ആഹ് അൻ്റെ news ഇന്റ്റത്തേക്ക് ഇട്ടെനു

നീയേതോ ഒര് ആയിഷാക്ക് message അയച്ചുന്നു കേട്ടു

ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആയിഷക്ക് message അയച്ചിട്ടില്ലേ ആയിഷയാ ആയിഷ അയിൻ്റെ fake account ആണ് അത് ഞാൻ വെറുതെ അയച്ചതാ അയക്കി അത് hi ഇടലിണ്ടല്ലോ ഇജ്ജ് ഇൻ്റെ fake account ക്കാണ് ഞാൻ message അയച്ച്ക്കണത് എയ് ഞാനയച്ചിട്ടൊന്നും ഇല്ല ഞാനങ്ങനെ അറിയാത്ത ആൾക്കരിക്ക് message അയക്ക അത് ഞാനിവിടെ പറയണംന്ന് കരുതിന് എനിക്ക് പിന്നെ just എടുത്തോളം പോവും ന്നു നോക്കാൻ വേണ്ടി കരുത്ണ ആളൊന്നും അല്ലപ്പോ ഞങ്ങനെ അറിയാത്തവർക്കൊന്നും request ന്നെ accept ചെയ്യില്ല പിന്നല്ലേ പ്പോ message അയക്കല് അത് മോശല്ലേ message ആയി ആയിഷാൻ്റെ ഇതില് ചാടി ആയിഷ അതെനിക്കറിയാ ഇൻ്റെപ്പം പണ്ട് പഠിച്ചിന് ഓളാവെച്ചിട്ടാ കണ്ടേ പേര് കണ്ടപ്പേ അല്ലെ അതല്ലേ നിൻ്റെ fake account എങ്ങനെ ശരിയാക്കിന്നു ഞാൻ

കത്തി കേറിയെക്കണ് അങ്ട്ട്

ചങ്ങായിൻ്റെ ഇൻസ്റ്റഗ്രാം

ന്നിട്ട് ഓനി ഇൻസ്റ്റഗ്രാമ്കൂടി പ്രണയിക്കാ ആഹ് വീട്ട് പോവ്വാ അങ്ങനെ കൊറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണലിണ്ട്

പ്രായപൂർത്തി ആകാത്തോരെ പ്രായാ ആയവരും നിപ്പോ social media social media കുട്ടികളെയെല്ലം

ആ ആ എന്തുപ്പൊ വിരല്തുമ്പിലല്ലേ എന്തടിച്ചു കൊടുത്താലും ഇപ്പൊ അയില് വെരുഅല്ലോ വാത്തി എത്ര വേണ്ടാത്ത ഓരോന്ന് ഉം എല്ലാത്തിനും ട്രെ ഏർ വീട്ടുകാരെ പറഞ്ഞാ മതി

ബേഗങ്ട് പറയുമ്പത്തേണ് phone വാങ്ങിക്കൊടുക്കാ ന്നിട്ട് ഓലങ്ട്ട് തൊറന്ന് നോക്കാ കഥയങ് പറഞ്ഞാ അപ്പൊ പറഞ്ഞാട് വാങ്ങിക്കൊടുക്കും ഇതുപിന്നെ വല്ല പ്രശ്നങ്ങള് വരും ന്നു ചാടുമ്പോളാണ് ഓല് ആലോച്ച്

phone എടുത്തിട്ട് കുത്തിയാ എന്തായാലുഏ ആ പെരക്കാർക്കും ഈ കുട്ടികള വാങ്ങിക്കൊടുക്കല്ലാതെ അങ്ങനെത്ര case കളാ ഇബല് വേണ്ടാത്ത site ലൊക്കെ കേറി പഞ്ഞിട്ട് ഉം അതിപ്പോ കുട്ടികളിലല്ല വെല്യവരിലുംണ്ട്

എനിക്കാവുമ്പോ പ്പോ എല്ലാം കിട്ടുഅല്ലോ പറയാന്നുണ്ടങ്കി ഈ ആൾക്കാരെന്നു പറഞ്ഞാലും കിട്ടലില്ല എല്ലാരും ഇങ്ങനെ ഏർ ഒന്നുകിൽ പോകുമ്പോ തന്നെ full internet ഉം social media യില് നമ്മളോടൊന്നും സംസാരിക്കാനുള്ള അയിനിപ്പോ എന്തെ phone ഉണ്ടായാലെന്നെ phone ലാ ഉണ്ടായേപ്പിന്നെ

ആ ഒന്നാലോചിച്ചാ നല്ലതാണ് ഒന്നാലോചിച്ച ആണ് paper ൻ്റെ ഉപയോഗം നിന്നു അല്ലെങ്കി paper വായിച്ചിട്ടു വേണം അറിയാന് എന്താ എല്ലാരും നടക്ക്ണെനു മുമ്പ് phone ൽ വെറും അങ്ങനെ ഒക്കെ second കൾക്കുള്ളില് സംഭവം leak ആവുഅല്ലെ

ഉം വാട്സാപ്പ് group വാട്സാപ്പ് ലേക്കും വാട്സാപ്പ് മെറ്റെ കാര്യം കുറച്ച് ഉള്ളു എന്ന പിന്നെ ഞമ്മക്ക് ഉപയോഗന്നും ഇല്ല പ്പോ ഈ internet ഉം ഓരോ social media ക്കും എന്ത്ണ്ട് കൊറേ celebrities കൂടിക്കുണു

എന്താ എന്നിട്ട് സുഖല്ലേ

എന്നിട്ടാ

ആ വീട്ട്ക്ക് പോയിന്നു പറഞ്ഞ് ആ പോയിരുന്നു പ്പോ ഒക്കെ എടുത്തു കഴിഞ്ഞു ഈ pubg ആടത്തെ game ആല്ലേ കുട്ടികളൊക്കെ പെട്ടന്ന് addict ആകണത് pubg കളിച്ച്നെന് കൊയപ്പൊന്നുല്ല ഇബെലീ ചെറിയകുട്ടികളല്ലേ പൈസ എറക്കി ങ്ങട്ട് കളിച്ചിട്ടാണെ ഈ use ചെയ്യാന് സാനൊക്കെ ഉണ്ടായില്ലേ അതൊക്കെ വാങ്ങി കളിച്ചുമ്പോളാണീ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പൈസ എറക്കാ പറഞ്ഞാ പൈസ പെരക്കാര് കൊടുക്കുന്നോണ്ടെ അല്ലാതിപ്പോ ഓലിക്കെടുന്നാ പൈസ പൈസ പെരക്കാര് കൊടുത്തൊന്നുല്ല ഈ account ഓലെ bank account ഇതിന്നോല് link ചെയ്ത് അങ്ങനൊക്കെ എന്തൊക്കെയോ പരിപാടിണ്ട് തോന്ന് ആ ഇങ്ങനെ അപ്പൊ എല്ലാരും ഓല്ക്ക് പൈസ കിട്ടീട്ടൊന്നും അല്ല പെരക്കാരെ പൈസീം കൊണ്ടെന്നെ ആണ് ആ അപ്പൊ പെരക്കാര് ശ്രദ്ധിച്ചണ്ട കാര്യേനു ഇപ്പൊ അത് പെരക്കാര് വെറുതെ കുട്ടികളെ തുറന്നുവിട് തരും

പ്പോ ഈ social media പറഞ്ഞാ നല്ലതുആണ് ചീത്തതുആണ് ആൾക്കാരെ മുണ്ടിച്ചാനും പറ്റും തെറ്റിച്ചാനും അങ്ങത്തെ ഒരു platform ആണ് കൊറേ ആലോചിച്ച് social media നല്ലതുആണ് എന്താച്ച എന്ത് നടന്നാലും ഇപ്പൊ ഉടനെ അറിയല്ലോ എന്തിൻ്റെ എല്ലാം പെട്ടന്ന് പെട്ടന്ന് വരുഅല്ലോ പിന്നെങ്ങനെ കൊറേ ആലോയിച്ചാ അത് തെറ്റു ആണ് ചിലതൊക്കെ

വല്യവര് use ചെയ്താലും പ്രശ്നല്ല ഏർ കലാപം വരെ ഉണ്ടാകും ഓരോ ചെലപ്പോ ചേലെ വാക്കുകള് കൊണ്ട് ന്ത social media കൊണ്ട് കൊറേ ആൾക്കാരൊക്കെ കൈച്ചലാകുന്നുണ്ട് കൊറേ ആൾക്കാര് രക്ഷപ്പെടുന്നു യുട്യൂബും ഫേസ്ബുക്കും ആയിട്ട്

അത്ണ്ടാകും ഉറപ്പാണ് social media ന്നല്ല വേറെ എന്തെടുത്തലും social media ലാണ് ഏറ്റവും suicide നടക്കുന്നത് കുട്ടികളൊക്കെ അങ്ങനെ ആവുന്ന ഈ social media കാരണാണ് കൊറേ പല പ്രശ്നങ്ങളു ണ്ട് blackmail അങ്ങനൊക്കെ വെര്ന്ന് അയിൻ്റെടക്കൊരു game ഇറങ്ങി blue whale പറഞ്ഞിട്ട് കൊറേ ആൾക്കാര് മരിച്ച്ക്കുണു ആ അത് ഞാൻ പറയേണ കേട്ടിന് ഭായിമാരാണ് കാട്ടുന്നെ game പെട്ടന്ന് കാര്യങ്ങള് ചെയ്യും ഈ ഭായിമാരിക്കെന്നെ ഒരു game addict ആ ഈ pubg കേറിയ തന്നെ ഞാൻ പണ്ട് pubg കളിച്ചിന് ആഹ് full ഹിന്ദിക്കാരെന്നെ ഭായിമാർക്ക് site പോയാൽ ഇതെന്നയാ പണി pubg കളിച്ച്ആ പാട്ട് കേക്ക്ആ

full entertainment എ ഉള്ളു full pubg ലാണ് എം pubg മാത്രല്ല വേറിണ്ട് free fire ണ്ട് കുട്ടികള് കളിച്ച്ന്ന free fire ആ തോന്നു

വീട്ടുകാർക്ക് പോയി പൈസ പോയിന്നല്ലാതെന്താ

i phone ഒക്കെയാണ് ഓൻ്റെ കയ്യില് പത്താം class ലേക്കെത്തിട്ടില്ല ഓൻ ഏഹ് പെരക്കാര് ഈ കുട്ടികള് വാശി വാങ്ങിക്കൊടു

ആ അപ്പൊ വാങ്ങിക്കൊടുത്തേക്ക് എന്തിനു ഈ ഒരു കുട്ടികളുള്ള രക്ഷിതാക്കള് എന്ത് പറഞ്ഞാലും അവർക്ക് വാങ്ങിക്കൊടുക്കും എന്തായാലും ഇപ്പൊ ഇതാകെ ലോകം മൊത്തം അറിഞ്ഞില്ലേ പെണ്ണ് ആ

എങ്ങനെ clear ആവുന്നില്ല ലോകമൊത്തം അറിഞ്ഞു അത് അത് pass ആയിന്നു പറയാ മൊത്താണെങ്കി എപ്പോം ഒരു second മതി

അത് ശരിയാ അപ്പപ്പോ update ആവുഅല്ലോ എല്ലാ news കളും second കൾക്കുള്ളില് update ആകും അത് ഒന്ന് നോക്കുമ്പോ നല്ലതാണ് മ്മക്ക് ആ നല്ലെന് use ചെയ്യാണെങ്കി നല്ലതെന്നെയാണ് ഉം addict ആവാതിരുന്നാ നല്ലതെന്നെയാണ് എന്ത് കാര്യും addict ആകാതെ നോക്കിയാ മതി ബാക്കി കൊഴപ്പൊന്നുല്ല ആൾക്കാര് കൊറേ കാര്യങ്ങള് പുതിയതായിങ്ങനെ കണ്ടുപിടിച്ച് അത് നല്ലേനല്ലേ അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമില് reel ഒക്കെ വന്നോണ്ടിപ്പെ

ഞാനിപ്പോ reel എക്കാൻ ഇറങ്ങിക്കു അപ്പൊ ചെക്കമ്മാരെല്ലാരും കൂടുതലിപ്പോ വെല്യ വല്യ മനുശന്മാരാ ആൾക്കാരാണ് ആൾക്കാര് ഈ വയസാം കാലത്ത് famous ആവാൻ നടക്കാ ന്ന ഓലിടുന്ന video ഒക്കെയാണെങ്കി കത്തി കേറുന്നുണ്ട് അയില്

എന്താപ്പാ അത് ഞി എന്തൊക്കെ app കള് വെരുന്ന്ണ്ട് ആ full പ്പൊ robot അല്ലെ ഇൻസ്റ്റഗ്രാമായി

എവിടുക്ക ഇതൊക്കെ ചെന്നെത്തിപ്പെടും ഓ police കാർക്ക് check ചെയ്യാൻ കയ്യായിറ്റല്ലേ ഇപ്പൊ AIcamera എല്ലം സ്ഥ സ്ഥാപിച്ചിന് യോ പോയി ചോടെന്നെ ഒക്കെ ആൾക്കാര് പ്പോ എന്ത് ഇനിയിപ്പോ robot ചെയ്യും മടി മനുഷ്യന്മാരെ മടി കാരണാണ് പ്പൊഇതൊക്കെ മടി മടി പിടിച്ചിട്ട് ലോകൊക്കെ നശിക്കു എല്ലാത്തിനുപ്പോ ഇനിപ്പൊ robot ൻ്റെ സഹായം തേടേണ്ടി വരും

എല്ലാത്തിനേ ഇപ്പൊ robot ൻ്റെ സഹായം തേടേണ്ടി വരും ആ കാലക്രമേണെ ഞ്ഞിപ്പോ അങ്ങതന്നെ വന്നൊണ്ട്ക്കാ ഓ hotel ൽ വെളമ്പാനൊക്കെ ആൾക്കാര് ഒന്നുംവേണ്ട ഉം വിദേശത്തൊക്കെപ്പോ ചേലോടത്തൊക്കെ അങ്ങനെത്തന്നെയാണ്

എങ്ങനെയായാലും പ്പോ ന്ത് internet ൻ്റെ എന്ത്ണ്ടെങ്കി ഇപ്പൊ internet ലും work ചെയ്യലോ അത് ചെയ്യാം

അങ്ങനെയുണ്ട് ഉപയോഗങ്ങള് കൊറേ ഉണ്ട് internet നെ കൊണ്ട് ഉപയോഗുണ്ട് ഉപദ്രവമുണ്ട് അതൊക്കെ നമ്മള് നോക്കി ഉപയോഗിക്കണം ന്നുള്ളൂ ഉപയോഗിക്കുമ്പോ നേരെ ഉപയോഗിച്ച മതി നല്ല രീതിയില് ഈ വാ ഒര് വേറെ വഴി കൂടി use ചെയ്യുമ്പോഴാണ് അങ്ങനെ ആത്മഹത്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതൊക്കെ നമ്മള് സ്വന്തം നോക്ക്ക നമ്മളെ തടി എങ്ങനെ മനസിലായില്ല അതൊക്കെ നമ്മള് സ്വന്തം നോക്ക് പറയാ

ന്നിട്ട് ഇപ്പൊ എന്താ ഇജ്ജിപ്പോ എവിടെയാ work ചെയ്യന്ന്

അതൊരുപകാരായി ല്ല അനക്ക് internet കൊണ്ട് ഒരുപകാരായി വീട്ടില് പണി എടുക്കും ചെയ്യാ നമ്മളാവശ്യത്തിനു work ചെയ്താലും മതി അപ്പൊ അതെങ്ങനെയാണ് ഇത് കാര്യങ്ങളൊക്കെ എങ്ങനെ അല്ല അവിടെത്തില്ലേ net ഉം system ഒക്കെ എങ്ങനെയാന്ന് ചോയ്ച്ചാ അതിപ്പൊന്താ internetWIFIbox വെച്ച്ക്ക് അപ്പൊ scene ഇല്ല net ഒന്നും ഉം

ഉം എന്ന okay ശരി ഞാൻ വിളിക്കാ okay ശരി